ഹലോ ഗുഡ് ഈവെനിംഗ് ശ്രീ കുട്ടാ. നിശാന്താണേ എവിടാ വീട്ടിലുണ്ടോ? ആഹ് നിശാന്തേ ഞാൻ വീട്ടിലുണ്ട്. ഞാനിങ്ങനെ ഓഫീസിന്ന് വന്നിട്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുവരായിരുന്നു. ഷേ. ഇപ്പഴും ഗെയിമൊക്കെ കളിക്കോ? കൊച്ചു പിള്ളേരെ പോലേ. കൊച്ചു പിള്ളേരാണ് ഗെയിം കളിക്കുന്നതെന്ന് നിശാന്തിനോടാരാ പറഞ്ഞേ? അല്ലാ പൊതുവേ അങ്ങനെയാണല്ലോ. ഇപ്പം കമ്പ്യൂട്ടറിലായാലും ലാപ്പിലായാലും മൊബൈലിലായാലും കൂടുതലും പിള്ളേരാണല്ലോ ഗെയിമിന് അഡിക്റ്റ് ആവുന്നത്. അതേ കണക്കിന് അവസാനം വല്ല ബ്ലൂ വെയിലും കളിച്ച് വല്ല കിണറ്റിലും എടുത്ത് ചാടോ?

എടക്കൊരു പ്ലേ സ്റ്റേഷൻ ഫൈവെന്ന് പറഞ്ഞല്ലോ അതെന്താണ് സംഭവം?

ഏഹ് നിശാന്തിന് അറിയുന്നുണ്ടാവും ഏഹ് നമ്മള് ഞാനും നിശാന്തുമൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ നിശാന്തിന്റെ കമ്പ്യൂട്ടറില് ഇൻസ്റ്റാൾ ചെയ്തിട്ട് തന്നിട്ടുണ്ടാവും ജീ ട്ടീ ഏ സാൻ ആൻഡ്രിയാസ് ജീ ട്ടീ ഏ വൈ സിറ്റി എന്നൊക്കെ പറയുന്ന ഗെയിമുകള്.

അതേ ഞാനന്ന് അത് ഇൻസ്റ്റാൾ ചെയ്ത് തരാനായിട്ട് നിശാന്തിന്റെ വീട്ടീ വരുന്ന സമയത്ത് നിശാന്ത് ന്റെ കമ്പ്യൂട്ടറിലത് വർക്ക് ചെയ്തില്ലാന്ന് തോന്നുന്നു ആദ്യം.

മൊബൈലിലെങ്ങനാ അത്രയും വലിയൊരു ഗെയിം? അത് നല്ല ഗ്രാഫിക്സൊക്കെ ഉള്ളതല്ലേ ഈ സാൻ ആൻഡ്രിയാസ് മറ്റേ വൈ സിറ്റി എറങ്ങിയപ്പൊ തന്നേ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് അതില് മറ്റേ ഉള്ള എന്താണ് ഓരോ സിറ്റികള് കാണിക്കുന്ന മറ്റേ അതില് ഒരുപാട് ഏഹ് വെടി വെക്കാൻ, ഓടാൻ, ചാടാൻ അങ്ങനെ ഒരുപാട് ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പൊ എങ്ങനെ മൊബൈലില് പറ്റോ?

പിന്നേ പിന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലെ ടീവിയില് ഗെയിം കളിക്കാൻ പറ്റുന്ന രണ്ട് ടൈപ്പ് രണ്ടല്ല ഒരു ഡിവൈസ് എന്ന് പറയുന്നേ ഗെയിമിങ് കൺസോൾസെന്ന് പറയും. അത് ഗെയിം കളിക്കാൻ മാത്രമായിട്ടുള്ള ഡിവൈസുകളാണ്. അത് ഏഹ് എറക്കുന്നത് രണ്ട് കമ്പനികള് ഫെയ്മസ് ആയിട്ടുള്ള രണ്ട് കമ്പനികളുണ്ട്.

അത് ഒരെണ്ണം സോണിയാണ്. നമ്മുടേ ടീവി, സ്പീക്കർ അതൊക്കെ എറക്കുന്ന സോണി എന്ന് പറയുന്ന കമ്പനിയില്ലേ? ഒന്ന് അതും പിന്നേ മൈക്രോ സോഫ്റ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആഹ് മൈക്രോ സോഫ്റ്റ് നമ്മുടെ മൊബൈലൊക്കെ എറക്കുന്ന മൊബൈല് അല്ല ഇത് മൈക്രോ സോഫ്റ്റ് അല്ലല്ലേ മൊബൈല് അങ്ങനെ എന്തോ ഒരു പേരുള്ളാ ഉണ്ടല്ലോ.

ആഹ് മൈക്രോ മാക്സ്. മൈക്രോ സോഫ്റ്റ് സോഫ്റ്റ് വെയറാണല്ലേ മൈക്രോസോഫ്റ്റ് നമ്മുടെ ഏഹ് വിൻഡോസ് എന്ന് പറയുന്ന സോഫ്റ്റ് വെയർ എറക്കുന്നത് മൈക്രോസോഫ്റ്റാണ്.

പിന്നെ നമ്മള് ഉപയോഗിക്കുന്ന പല കോമണായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് വേഡ് , മൈക്രോസോഫ്റ്റ് എക്സൽ അങ്ങനെ ഒരുപാട് സോഫ്റ്റ് വെയർസ് നിശാന്ത് കേട്ടിട്ടില്ലേ? ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ തന്നേ ഈ ഈ മൈക്രോസോഫ്റ്റും വിൻഡോസെന്നൊക്കെ പറയുന്ന എന്തോ ഓപ്പൺ എന്തരോ ഓപ്പൺ സോഫ്റ്റ് വെയറോ *നോട്ട്‌ ക്ലിയർ*. അല്ല അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം.

അതെ അതേ നമ്മളെ കമ്പ്യൂട്ടറൊക്കെ റൺ ചെയ്യുന്നത് മൈക്രോ സോഫ്റ്റിന്റെ വിൻഡോസാണ്.

അല്ലാ.അവര് എറക്കുന്ന ഒരു കൺസോളിന്റെ പേരാണ് എക്സ് ബോക്സ് .പിന്നെ സോണി എറക്കുന്ന ഒരു ഗെയ്മിങ് കൺസോളിന്റെ പേരാണ് പ്ലേ സ്റ്റേഷൻ.

ഗെയ്മിങ് കൺസോളെന്ന് പറഞ്ഞാല് അത് ശരിക്കും ഒരു കമ്പ്യൂട്ടറായിട്ട് വല്ല്യ വ്യത്യാസമൊന്നുമില്ലാ. പക്ഷേ നമുക്കതിനകത്ത് ഗെയിം കളിക്കാനാണ് പറ്റുന്നത്. നമുക്ക് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാ നമുക്ക് നമ്മുടെ വീട്ടിലേ ലിവിങ് റൂമിലെ ടീവി ആയിട്ടത് കണക്റ്റ് ചെയ്യാം.ഈ ഗെയ്മിങ് കൺസോൾസിലെപ്പഴും ഗെയിം കളിക്കുന്നത് ഒരു ഗെയിം പാഡ് ഉപയോഗിചിട്ടാണ്.അല്ലെങ്കി നമ്മള് ജോയ് സ്റ്റിക്ക് എന്നൊക്കെ പറയില്ലേ? കയ്യില് വെച്ചിട്ട് ഏഹ് എനിക്ക് തോന്നുന്നു നിശാന്തിന്റെ കയ്യിലത് ഉണ്ടാവും. ഗെയിം പാട് ആഹ് ജോയ് സ്റ്റിക്കെന്റെ കയ്യിലുണ്ട്. ഏഹ് ഉണ്ടെന്ന് വെച്ചാ പണ്ട് നമ്മളെ ഈ നോട്ട്‌ ക്ലിയർ അല്ലാ വീഡിയോ ഗെയിം എന്ന് പറയുന്ന സാധനമുണ്ടായിരുന്നല്ലോ അതുള്ളപ്പോ ഉള്ള ചെറിയൊരു ഇതുണ്ട്.അന്ന് എണ്ണൂറ് രൂപക്ക് എന്തോ ആണ് അന്ന് വിഡിയോ ഗെയിം വാങ്ങുന്നത്.മറ്റേ ചെറിയ കാസറ്റൊക്കെ ഇട്ട് കളിക്കുന്ന സാനം. അത് നമ്മള് കൊറച്ച് നാളൊക്കെ കളിച്ചിട്ടുണ്ട്.ഈ ഗെയിം പാടെന്ന് വെച്ചാ എന്താണ്?

ഈ ഫ്ലൈറ്റ് സിമുലേറ്റർ എന്ന് വെച്ചാ ഇപ്പൊ ഗെയിമിന്റെ പേരാണോ അതോ സോഫ്റ്റ് വെയറാണോ അത്?

അല്ല ഇപ്പൊ ഗെയിം കളിക്കാനായിട്ട് ഇപ്പൊ നമ്മളൊര് ഫ്ലൈറ്റ് ഓടിക്കുന്ന ഗെയിം കളിക്കാണെങ്കി അതിനകത്തുള്ള പൈലറ്റ് ഇരിക്കുന്ന ചെയറ് മൂവ് ചെയ്യുന്ന ചെയറ് വാങ്ങാൻ കിട്ടോ? പൈലറ്റിന്റെ ചെയറ് വാങ്ങാൻ കിട്ടും. നമുക്ക് റൈസിങ് ഗെയിംസാണ് ഇഷ്ട്ടമെങ്കില് അത്തരത്തിലുള്ള ഏഹ് റൈസിങ്ങിന് വേണ്ടീട്ടുള്ള ചെയർസും സ്റ്റിയറിങ് വീലും ഗിയർ ഷിഫ്റ്റ് സും ഒക്കേ വാങ്ങാൻ കിട്ടും.ഏഹ് ഈവൻ സൂപ്പർ വൈഡ് ആയിട്ടുള്ള മോണിറ്റർസ് കിട്ടും എന്ന് വെച്ച നമ്മളിരിക്കുന്നത് ശെരിക്കും ഒരു റൈസിങ് ട്രക്കിലാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള സംവിധാനങ്ങള് നമുക്കിന്ന് വാങ്ങാൻ കിട്ടും.അത് നമ്മുടെ ഇൻഡ്രസ്റ്റിന് അനുസരിച്ചാണ്.

അല്ലാ അൾട്രാ വയർട് മോണിറ്റർസ്ന്ന് പറയും.

ആഹ് അവരുടേ തൃഷ് മാസ്റ്റർ എന്നൊക്കെ പറയുന്ന കമ്പനീസിന്റെ ഈ പക്കാ പ്രൊഫഷണൽ റൈസിങ് സിമുലേറ്റേഴ് സ് വാങ്ങാൻ കിട്ടും. അതില് ഞാൻ പറഞ്ഞ പോലേ നമുക്കിപ്പം റഗ്ഗ്ഡ് ആയിട്ടുള്ള റോടാണെങ്കിൽ അതിന്റെ വൈബ്രേഷൻസ് സിമുലേറ്റ്യ്യും. ഏഹ് നമ്മള് ടേൺസ് എടുക്കുന്ന സമയത്ത് കാർ ആണെങ്കി നമുക്കതിനൊരു പ്രഷർ ഫീലിയ്യും അതെല്ലാം അത് പോലെ തന്നേ മിമിക് ചെയ്യാന്‍ പറ്റുന്ന രീതിയിലുള്ള ഗിയർസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ഞാൻ മറ്റേ ഏഹ് മാളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പുള്ളേര് മറ്റേ ബൈക്ക് റൈസിങ്ങിന്റെ കളിക്കുമ്പം ഒരു സ് ക്രീനില് ബൈക്കിന്റെ റോഡും കാണിക്കും പിന്നെ പുള്ളേര് ഇരിക്കുന്നത് ഒരു ബൈക്കിലാണ്. അങ്ങനത്തെ ഒരിതല്ലേ? ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ നേരെ അടുത്ത് കണ്ടിട്ടില്ല.മറ്റേ ലൂലൂ മാളിലൊക്കെ അങ്ങനെ പുള്ളേര് ഇരുന്ന് കാറോടിക്കുന്നതും ബൈക്ക് ഓടിക്കുന്നതൊക്കെ ഇങ്ങനെ ഏഹ് ദൂരേന്ന് കണ്ടിട്ടുണ്ട് അകത്ത് കേറി നോക്കിയിട്ടില്ലാ.അതൊക്കെ ഈ സാധനമാണോ?

ഇപ്പൊ ഒരു ഏഹ് സ്റ്റേഡിയാ എന്ന് പറഞ്ഞിട്ടൊരു കയ്യില് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടറ് വന്നിട്ടുണ്ട്. ഒരേഴിഞ്ച് ഡിസ്പ്ലേ ഉള്ള. അത് ഫുൾ കമ്പ്യൂട്ടറാണ് ഗ്രാഫിക്സ് കാർഡ് ഉൾപ്പെടെ ഏഹ് ഉള്ള ഒരു കമ്പ്യൂട്ടറാണ്.കണ്ടാലൊരു ഗെയിം പാട് പോലെ ഇരിക്കും ഡിസ്പ്ലേ എല്ലാം. അതിനകത്ത് കമ്പ്യൂട്ടർ ഗെയിംസ് വരേ നമുക്ക് കളിക്കാൻ പറ്റും. അതൊക്കെ എങ്ങനെയാവും വെല? നല്ല റേറ്റ് ആവോ? ഈ സാനം കേരളത്തിലൊക്കേ എറങ്ങിയിട്ടുണ്ടോ? ഈ കൺസോൾസും കമ്പ്യൂട്ടറും ഭയങ്കര പോപ്പുലറാണ് ഇവിടേ ഒരുപാട് എന്റെ ഫ്രണ്ട്സന്നേ ഒരുപാട് ഗെയിംമേർസൊക്കെയുണ്ട്.അപ്പൊ കമ്പ്യൂ, നമുക്കൊരു നല്ല ഗെയ്മിങ്ങിന് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറ് വാങ്ങാണമെങ്കിൽ ഇവിടുന്ന് ഈസി ആയിട്ട് നമുക്ക് ഓൺലൈൻ പർച്ചേസിലൂടെ തന്നെ വാങ്ങാൻ പറ്റും.കൺസോൾസ് ഏഹ് ഈ പ്ലേ സ്റ്റേഷൻ ഫൈവ് ഒക്കെ കൊറച്ച് റയറാണ് കിട്ടാൻ കൊറച്ച് ബുദ്ധിമുട്ടാണ് സ്റ്റോക്ക് ഒക്കെ കൊറവായിരിക്കും.

ഈ സിമുലേറ്റർസൊക്കെ എന്തായാലും ഭയങ്കര എക്സ്പൻസീവാണ്.

ഓഹ് അത്ര റേറ്റ് ആവുമല്ലേ? ഇപ്പൊ പുള്ളേരൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചാണല്ലേ കളീ. അതേ അതെ ഇപ്പോ അത്യാവശ്യം എക്സ്പ്ൻസീവാണ്. ഇപ്പൊ നമ്മടെ ഈ അരീടേം പഞ്ചസാരയുടെയൊക്കേ വെല കൂടുന്നത് പോലെ ഇതിന്റെയും വെല കൂടും പക്ഷേ അത്രയും എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മൈന്റ് റിലാക്സിയ്യാനായിട്ട് നല്ല കാര്യങ്ങളാണ്. നിശാന്തും അത് ചെറിയൊരു പീ സി സെറ്റ് ചീതിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.

മ്മ് ഞാനും നോക്കാം ശ്രീ കുട്ടാ അപ്പം കാശൊക്കെ സെറ്റാവട്ടെ ഞാൻ എന്നിട്ട് ശ്രീ കുട്ടനേ വിളിച്ച് അഡ്വയ്സ് ചോദിക്കുന്നുണ്ട്. ഏതാണ് നല്ലത് നമ്മുടെ കാശിനൊത്ത സാനം വാങ്ങനേ അപ്പഴ് ഞാൻ വിളിക്കുന്നുണ്ട് കെട്ടോ.